അതേസമയം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം നിൽക്കുന്ന സാമൂ~ സമൂഹങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കും ആനുകൂല്യമായി നിയമത്തിനു സംവരണം ഏർപ്പെടുത്തുന്നതിന് നിയമം ഉണ്ടാക്കാൻ പതിനാറ് വകുപ്പ് രാഷ്ട്രത്തിനു അധികാരം നൽകുന്നുണ്ട്. ഇത് സംരക്ഷ്~ സംരക്ഷണാത്മകമായ വിവേചനം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് അയിത്ത നിർമാർജ്ജനം. പതിനാ~ പതിനേഴാം വകുപ്പിലാണ് ഇത് പറയുന്നത്. ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് അയിത്തം നിരോധിക്കുന്നു. അതിന്‍റെ ഏതെങ്കിലും രൂപത്തിലുള്ള ആചരണം നിയമപ്രകാരം ശിക്ഷാർഹമാവുന്നു. അതുവഴി സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നു. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ അയിത്തവിരുദ്ധ നിയമപ്രകാരം അയിത്താചരണം ശിക്ഷാർഹമാണ്. അടുത്തത് ബഹുമതികൾ ഒഴിവാക്കൽ. പതിനെട്ടാം വകുപ്പിലാണ് ഇത് പറയുന്നത്. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതിയും ഒഴിച്ചുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് പതിനെട്ട് വകുപ്പ് രാഷ്ട്രത്തിനെ വിലക്കുന്നു. ഇന്ത്യൻ president ന്‍റെ അനുമതികൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശരാഷ്ട്രത്തിൽനിന്ന് ഏതെങ്കിലും ബഹുമതി സ്വീകരിക്കരുത്. എന്നാൽ സമൂഹത്തിന്‍റെ വികസനത്തിനായി പൗരൻ ചെയ്‌ത സേവനങ്ങൾക്കുള്ള അംഗീകാരത്തെ ഭരണഘടന തടയുന്നില്ല. ധീരപ്രവർത്തനങ്ങളുടെ പേരിൽ വ്യക്തികളെ ആദരിക്കുന്നതിന് ഭരണഘടന അനുമതി നൽകുന്നു. ഉദാഹരണമായി മഹാവീരചക്രം, പരംവീരചക്രം, ഭാരതരത്നം, പദ്‌മശ്രീ തുടങ്ങിയ ബഹുമതികൾ പൗരന്മാർക്ക് നൽകുന്നതിന് ഭരണഘടന അനുമതി കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയിൽ പതിമൂന്ന്~ പത്തൊൻപതു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പ് ഇന്ത്യൻ പൗരൻമാർക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്നു. ഈ അവകാശം പൗരസ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമാണ്. അത് government ന്‍റെ അടിച്ചമർത്തൽ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പതിനേഴാം വകുപ്പ് ഇന്ത്യൻ പൗരൻമാർക്ക് ആറ് ആശയങ്ങൾ ഉറപ്പു നൽകുന്നു. അവ താഴെ പറയുന്നവയാണ്. അതിലൊന്ന് സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിക്ഷ്ക്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഒരു സ്വാ~ ഒരു സ്വാതന്ത്ര്യസമൂഹത്തിൽ തികച്ചും ആവശ്യമുള്ള ഒന്നാണിത്. ഈ അവകാശത്തെ കൂടാതെ സ്വാതന്ത്രമായ സ്വാതന്ത്ര അഭിപ്രായപ്രകടനവും സാധ്യമല്ല. ഈ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ parliament ജനാധിപത്യത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാനാവില്ല. പ്രതി~ പത്രപ്രസിദ്ധീകരണങ്ങളുടെ സ്വാതന്ത്ര്യം ഇതിൽപ്പെടുന്നു സംഭാഷണസ്വാതന്ത്ര്യം, അഭിപ്രായസ്വാതന്ത്ര്യവും പൂർണമായിട്ടുള്ള അവകാശമെന്ന് അല്ല. രാഷ്ട്രത്തിന്‍റെ പരമാധികാരം വിദേശരാഷ്ട്രവുമായി സൗഹൃദബന്ധം, കോടതി അലക്ഷ്യം, മനനഷ്ടം, പൊ~ എന്നിവ വിധേയമാണ്. അടുത്തത് സമ്മേളന സ്വാതന്ത്ര്യം. സമ്മേളന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തില് ഒരു meeting സംഘടിപ്പിക്കുന്നതിനും ജാഥ നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പുനൽകുന്നു. സമാധാനപൂർവ്വം നിരായുധനുമായി മാത്രമേ സമ്മേളന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുഭവിക്കാനാവൂ. സംഘടനാസ്വാതന്ത്ര്യം. സംഘടനാസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമില്ലാതെ രാഷ്ട്രീയ party കൾക്കും തൊഴിൽ സംഘടന മറ്റു നിലനില്‍ക്കാനാവില്ല. അതുപോലെ ഇന്ത്യയുടെ പരമാധികാരത്തിന് പൊതുവ്യവസ്ഥകൾക്കും ധാർമ്മികതക്കും വിധേയമാണ് സംഘടനാസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുന്നതിന് എല്ലാ പൗരൻമാർക്കും അവകാശം ഉറപ്പു നൽകുന്നു. പൊതുജനങ്ങളുടെ താൽപര്യപ്രകാരം ഏതെങ്കിലും party പ~ പട്ടികവർഗ്ഗ വിഭാഗത്തിന് സംരക്ഷണത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പേരിലും അവകാശം രാഷ്ട്രത്തിന് നിയന്ത്രിക്കാനാവുന്നതാണ്. പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും കുടുംബജീവിതം നയിക്കാനും ഇന്ത്യയില്‍ പൗരന്മാർക്ക് സ്വാതന്ത്രമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപതാം വകുപ്പ് പ~ പ്രകാരം പുറ~ പ്പാക്കിയിരിക്കുന്നു. പാർപ്പിട സ്വാതന്ത്ര്യത്തിനുള്ള ഈ അവകാശം പൊതുജനതാല്പര്യം അനുസരിച്ച് പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ സംരക്ഷണം മുൻനിർത്തിയും നിയന്ത്രിച്ചിരിക്കുന്നു. തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവക്കുള്ള സ്വാതന്ത്ര്യം. ഏതു തൊഴിൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാരമോ വാണിജ്യമോ വ്യവസായമോ നടത്തുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പുനൽകിയിട്ടുണ്ട്. ഒരാളുടെ താത്പര്യപ്രകാരമുള്ള ജോലിയോ വ്യാപാരവാണിജ്യമോ വ്യവസായമോ സ്വീകരിക്കുന്നതിനുള്ള അവകാശം ഈ സ്വാതന്ത്ര്യത്തിന്‍റെ പേരിൽ ലഭിക്കുന്നു. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷക്കെതിരെയുള്ള സംരക്ഷണം. ഇരുപതാം വകുപ്പിലാണ് ഇത് പറയുന്നത്. നെയ~ നിയമലംഘനം ചെയ്‌തിട്ടുള്ളവരെ കാരണങ്ങള്‍ നെ~ നേടാ~ നോക്കാതെയും അന്യായമായി ശിക്ഷിക്കുന്നതിന് എതിരെ ഭരണഘടനയിലെ ഇരുപതാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. കുറ്റം ചെയ്‌തു എന്ന് തെളിയിക്കപ്പെടുന്ന സമയത്ത് നിലവിലും വന്നിരുന്ന നിയമ ലംഘനം ഒഴിച്ചുള്ള ഒരു കുറ്റത്തിന്‍റെയും പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടുന്നത് അത് സൂചിപ്പിക്കുന്നു. നിയമം അനുശാസിക്കുന്നതിന് ക്കാൾ വലിയ ശിക്ഷ ആർക്കും നല്‍കരുത്. ആര്‍ക്കും തന്നെ ഒരു കുറ്റത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ശിക്ഷ കൊടുക്കരുത്. തനിക്കെതിരെ സാക്ഷ്യം പറയാൻ ആരെയും നിർബന്ധിക്കരുത്. അടുത്തത് വ്യക്തി സ്വാതന്ത്ര്യവും ജീവസ്വാതന്ത്ര്യം, ഇരുപതൊന്നാം വകുപ്പിലാണ് ഇത് പറയുന്നത്. നിയമം നടപടിക്രമങ്ങൾക്കനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനും സ്വാതന്ത്ര്യവും ഹനിചൂടെന്ന് article ഇരുപത്തൊന്ന് ഉറപ്പുചെയ്യുന്നു. ഭരണഘടനകർത്താക്കൾക്കോ ഉദ്യോഗസ്ഥൻമാർക്കോ തോന്നിയ മറ്റുള്ളൊരാളെ ശിക്ഷിക്കാനോ jail ൽ അടക്കാനോ

ദേശീയ അടിസ്ഥാന ഈ അവകാശം അനുഭവിക്കുന്നത് എടുത്തുകളയാനാവില്ല. അന്യായമായ arrest ഉം തടങ്കലിനും എതിരുള്ള സംരക്ഷണം. ഇരുപത്തിരണ്ടാം വകുപ്പിലാണ് ഇത് പറയുന്നത്. അന്യായമായി arrest ചെയ്യുന്നതിനെ തടങ്കലിൽ വെക്കുന്നതിനുമെതിരെ ഇരുപത്തിരണ്ട് വകുപ്പ് സംരക്ഷണം ഉറപ്പുനൽകുന്നു.

ഏർ ചൈനയിലെ വുഹാൻ എന്നു പറയുന്ന സ്ഥലത്താണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനക്കാലത്താണ് സ്ഥിതികരിച്ചത്. അവസാന മാസങ്ങളിലാണ് corona യെ കണ്ടെത്തുന്നതും അത് രോഗ വലിയ രീതിലുള്ള

ഒരുപാട് വലിയ രീതിയിലുള്ള കുറവ് കണ്ടു കാരണം ഒരുപാട് ആളുകൾക്ക് ആഹ് അവരുടെ ജീവൻ നഷ്ട്ടപ്പെട്ടു അത് ചെറിയ കുട്ടികൾ മുതൽ ഏർ വലിയ പ്രായമായവർ വരെ ഏർ രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടനെത്തന്നെ നമ്മൾ അത്യാവശ്യമായി ആഹ് രോഗം ചികിൽസിക്കാൻ ആവശ്യമായ അടുത്തുള്ള ആശുപത്രികളിലോ മറ്റോ ക്കെ ബന്ധപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാ ള്ള ഒരു കാര്യമാണ് ഹും ഏർ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത് ആഗസ്ത് എഴിനി പുറത്തിറക്കിയ ഏർ ഒരു മാർഗ നിർദേശത്തിലെ COVID-19 രോഗലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതില് ഏർ ഒന്നാമതായിട്ട് വരുന്നത് ഏർ പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ സാധാരണയായി കാണുന്ന പനി ചുമ ഏർ അല്ലെങ്കിൽ പൊതുവായിട്ട് കാണുന്ന പനി ചുമ പൊതുവായ ക്ഷീണം തലവേദന പേശി വേദന തൊണ്ട വേദന ശ്വാസംമുട്ടൽ ശർദ്ദി വയറിളക്കം ഏർ കൂടാതെ മനസികമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ എന്നിവയെല്ലാം സാധാരണരീതിയിൽ അഹ് രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നപ്പെടുന്നതിൽ ഏറ്റ പ്രധാനമായിട്ടും പറയുന്നത് പനി ചുമ ഇതുമായി കാണപ്പെടുന്ന ക്ഷീണം എന്നിവയാണ് corona virus ൻ്റെ പൊതുവായ ഏർ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് ആഹ് ഇതുകൂടാതെ തന്നെ ഏർ ഇപ്പോ പറയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ആഹ് രോഗനിർണയ ശാസ്ത്രമാനദണ്ഡത്തിൽ virus വ്യാപനം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്ത് അതായത് ഏർ പ്രധാനമായിട്ടും ഏതെങ്കിലും camp കൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളില് ഏർ ഈ രോഗലക്ഷണങ്ങൾ രൂപപെടുന്നതിന് ഏകദേശം പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഏർ താമസം അല്ലെങ്കിൽ

ഉണ്ടാകുന്നതിന് പതിനാല് ദിവസം മുമ്പുള്ള താമസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഏർ രോഗം രണ്ടു ദിവസം മുതൽ പതിനാല് ദിവസം വരെയുള്ള കാലയളവിലാണ് corona virus ഏർ നമ്മുടെ ശരീരത്തിൽ പിടിപെടുന്നത് അതാണ്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 ഏർ സാധ്യതയെ ഇനി ഞാൻ പറയാൻ പോകുന്നത് സാധ്യതയുള്ള COVIDcase തിരുത്ത് അതായത് ഒന്നാമതായിട്ട് വരുന്നത് മുകളിൽ തന്നിരിക്കുന്ന COVID രോഗ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുകയും COVID സ്ഥിരീകരിച്ചതോ ആശയാസ്പദമായതോ ആയ ആഹ് വ്യക്തിയുമായി സമ്പർക്കം ഉണ്ടായിരിക്കുകയോ ഒരു cluster ൽ ഒരാൾക്ക് എങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും സ്ഥിരീകരിച്ച ഇടവുമായി ബന്ധം ഉണ്ടായിരിക്കുകയോ ചെയ്യൽ ആഹ് അതിൽ രണ്ടാമതായിട്ട് COVID ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ultra sound അല്ലെങ്കിൽ CTscan ഏർ തെളിവ് ഉണ്ടായിരിക്കുകയോ ചെയ്യൽ മറ്റൊന്ന് ആഹ് മറ്റ് യാതൊരു കാരണങ്ങളും ഇല്ലാതെ പെട്ടെന്ന് രുചിയോ മണമോ തിരിച്ചറിയാനാവാത്ത തിരിച്ചറിയാനാവാതെ വരുന്നത് മറ്റൊന്ന് ആഹ് മറ്റ് ഏതെങ്കിലും ആഹ് രീതികളിൽ വിശദീകരിക്കാൻ ആവാത്ത തരത്തിൽ ആഹ് പ്രധാനമായും പ്രായപൂർത്തി എത്തിയ ഒരാൾ ആഹ് മരണപ്പെടുമ്പോൾ അയാൾക്ക് COVID സ്ഥിരീകരിക്കുകയോ ഏർ COVID സ്ഥിരീകരിച്ചതയോ സംശയാസ്പദമായതോ ആയ വ്യക്തിയുമായി സമ്പർക്കം ഉണ്ടായിരിക്കുകയോ ഒരു cluster ൽ ഒരാൾക്ക് എങ്കിലും സ്ഥിരീകരിച്ച ഇടവുമായി ബന്ധം ഉണ്ടായിരിക്കുകയോ ചെയ്യൽ ആഹ് COVID സ്ഥിരീകരിച്ച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 പിന്നെ സാധാരണയായി തൊണ്ണൂറുകളുടെ ഒക്കെ മധ്യം മുതൽ തന്നെ corona virus നെ ലോകത്തിന് പരിചയമുണ്ടെങ്കിലും ചൈനയിലെ വുഹാൻ ഏർ പ്രവീശിയിൽ നിന്ന് ഡിസംബർ അവസാനത്തോടെയാണ് ഏർ corona virus അഥവാ COVID-19 report ചെയ്യപ്പെടുന്നതും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നതും നേരത്തെതന്നെ ശാസ്ത്രലോകത്തിന് അറിവുള്ള corona virus ൻ്റെ പുതിയൊരു വകബേധമാണ് novel corona virus എന്നറിയപ്പെടുന്ന ഈ virus ൻ്റെ പകർച്ചനിരക്ക് സാധാരണ corona virus നെക്കാൾ വളരെ കൂടുതലാണ് എന്നതാണ് ഈ virus നെ അത്യന്തം അപകടകാരിയാക്കി മാറ്റുന്നത്

കൂറ്റൻ ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർ വാർത്തയിൽ വളരെ വലിയരീതിയിൽ പ്രാധാന്യം നേടിയിരുന്നു ചൈന മാത്രമല്ല വളരെ ജാക്രതയോടെ കൈകാര്യം ചെയ്യേണ്ട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 കേരളത്തിൽ നിന്നായതു കൊണ്ട് തന്നെ virus ബാധാ virus ബാധ യുള്ള ആളുകളുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളം തന്നെയാണ് ഇന്ത്യയിൽ ഇതുവരെ positive case കൾ report ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നത് വലിയ ആശ്ചര്യമുള്ള ആശ്ചര്യമില്ല ലോകത്തിൽ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ virus ഉയർന്നു ഭീഷണി ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ കേരള സർക്കാറും ആരോഗ്യവകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം മാരക അണുബാധകൾ ഉയർന്നു ഉയർത്തുന്ന വെല്ലു വിളികളെ ചെറുക്കാൻ പരിശ്രമിക്കുന്ന ലോകത്തെ ഏർ ലോകത്തെവിടെയും ഉള്ള യാ ഏതൊരു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 അടച്ചുകൊണ്ടുള്ള വളരെ ഏർ risk management സംവിദാനങ്ങളാണ് ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം nipah virus report ചെയ്യപ്പെട്ടപ്പോഴും ഈ കാര്യക്ഷമത നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചറിഞ്ഞതാണ് ഇത്തരം മഹാമാരികൾ ഏർ പൊട്ടിപ്പൊറപ്പെട്ടുകഴിഞ്ഞാൽ അതിനെ നേരിടുന്നത് വളരെ ദുഷ്‌കരമായ ജോലിയാണ് കേരള സംസ്ഥാനവും ഇവിടത്തെ ആരോഗ്യവകുപ്പും ലോകത്തിൻ്റെ കൈയ്യടി നേടുന്നത് ചിട്ടയായ ശാസ്ത്രീയരീതികൾ അവംലംബിച്ചു കൊണ്ട്‌ ഇത്തരം ബാധകളെ ചെറുത്ത് തോൽപിക്കുന്നത്കൊണ്ടാണ് ആഹ് virus നെ തോൽപ്പിക്കാനാണ്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 ഒതുങ്ങുന്ന മറുപടിയെ ആവശ്യം ഉള്ളൂ അത്ര full proof ആയിട്ടുള്ള സംസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് nipah വന്നപ്പോൾ നടപ്പാക്കിയ ഇപ്പോൾ corona യുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാലും ഏർ ഒരുപാട് ആളുകളുടെ ജീവനെ നമ്മുടെ രാ ആഹ് നമ്മുടെ സ ആഹ് സംസ്ഥാനത്ത് നിന്ന് തന്നെ ഈയൊരു രോഗത്ത് രോഗം വന്നതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആഹ് ചെറിയ രീതിയില്ലെങ്കിലും രോഗ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളെ നമ്മൾ quarantine ചെയ്യുകയും പതിനാല് പതിനഞ്ച് ദിവസം വരെ അവരെ സ്വാഭാവികമായിട്ടും ആഹ് അടച്ചിരുന്ന ഒരവസ്ഥയെ നമ്മൾ കാണുന്ന കാണുകയുണ്ടായി ഏർ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് രോഗം ഏർ സ്ഥിതികരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മറ്റ് ആംഗങ്ങൾ എല്ലാം ആഹ് ഇതിനെതിരെ ഏർ വ ഏർ virus വരുന്നതിനെതിരെ നമ്മൾ പതിനഞ്ച് ദിവസം വരെ quarantine ചെയ്യുകയും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 ആ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവിടെയുണ്ടെങ്കിൽ അതിലെ ചെറിയ കുട്ടികൾ അതെപോലെ പ്രായമായവർക്കൊക്കെ സ്വാഭാവികമായിട്ടും പ്രതിരോധ ശേഷി വളരെ കുറവാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഏർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ രോഗം വരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുമുതൽ ഒരു നാൽപത് വയസ്സുവരെയൊക്കെയുള്ള സാധാരണ സ്ത്രീയായാലും പുരുഷനായാലും അവരുടെ ശരീരത്തിൽ മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതു കൊണ്ട്തന്നെ അവർക്ക് പ്രായമായവരെയും കുട്ടികളെയും അപേക്ഷിച്ച് അവർക്ക് corona virus നെ പോലെയുള്ള virus നൊക്കെ എതിർത്ത് നിൽക്കാൻ കുറച്ച് പ്രതിരോധ ശേഷി കൂടുതലുള്ള ആളുകളാണ്

applications start ചെയ്തു നിങ്ങളെല്ലാരും registration ക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവാണ് ആഹ് നമ്മളിങ്ങനെ ഒരു doctor ആവുന്നതും നമ്മള് medical college ൻ്റെ വരാന്തയിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നതും അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടുള്ളൊരു ഏർ കണ്ടുകൊണ്ടുള്ള അവസ്ഥയാണ് ഇനി നിങ്ങൾക്കുള്ളത് ന്നു അറിയാം so definitely അങ്ങനെ നമ്മളൊരുപാട് കാര്യങ്ങള് നമ്മുടെ mind ലൂടെ പോവുമ്പം ആഹ് ഉണ്ടാവുന്ന ഒരു ചോദ്യം ഇനിയുള്ള ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് NEET crack ചെയ്യാൻ പറ്റുമോ അതായത് ഇനിയുള്ള അമ്പത്തഞ്ചു ദിവസം okay ഇനിയുള്ള അമ്പത്തഞ്ചു ദിവസം നല്ല രീതിയില് ഏർ prepare ചെയ്തിട്ടുണ്ടെങ്കിൽ hardwork plus smart work ക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മക്ക്‌ NEET crack ചെയ്യാനായിട്ട് പറ്റുള്ളൂ answer easy യാ ആകെ വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള dedication മാത്രമാണ് വേറൊരു സാധനവും നമുക്ക് ആവശ്യമില്ല നല്ല dedication നും അതായത് കൃത്യമായിട്ട് നമ്മള് പറയുന്ന കാര്യങ്ങള് ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്സു ആയിട്ട ആ മനസായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ definitely ഈ അമ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങക്ക് നല്ല രീതിയില് NEET ലു mark score ചെയ്യാനായിട്ട് പറ്റും so yes നമുക്ക് start ചെയ്യാം അതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന free time ൽ ഒക്കെ just നിങ്ങള് phone ലിങ്ങനെ scroll ചെയ്യുന്ന സമയത്ത് പെട്ടന്നൊരു question കാണുവാണ് scroll ചെയ്തു നോക്കുന്നു correct ആണോ wrong ആണോ ആഹ് corrrect ആണോന്നുള്ളത് നമ്മള് just underline ചെയ്യുന്നു അപ്പൊ നമ്മളിതുവരെ face ചെയ്യാത്തൊരു question ആണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് accedentlly ആണെങ്കിലും നമുക്കങ്ങനെ കണ്ടു നമുക്കങ്ങനെ ഒരു question കിട്ടുവാണെങ്കിൽ വളരെ നല്ലതല്ലേ ഇപ്പൊ നമ്മക്ക് telegram channel ലു നമ്മളിങ്ങനെ ഒരുപാട് NEETrelated ആയിട്ടുള്ള questions upload ചെയ്യുന്നതായിരിക്കും so ആ questions ഒക്കെ നിങ്ങൾക്ക് poll ചെയ്യാ നിങ്ങൾക്ക് answer ചെയ്യാനായിട്ട് പറ്റും answer ചെയ്തിട്ട് നിങ്ങക്ക് അത് തെറ്റാണോ ശെരിയാണോ എന്നൊക്കെ ഒന്ന് മനസിലാക്കാം

join ചെയ്യാം അതല്ലെങ്കിൽ description box ൽ link ഉണ്ട് ഇനി അതുപോലെതന്നെ വളരെ വളരെ important ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു video ഇഷ്ടപ്പെടുവാണെങ്കില് like ചെയ്യണം അതുപോലെതന്നെ നമ്മുടെ channel ൽ വരുന്ന എല്ലാ videos ഉം നിങ്ങൾക്ക് വേണ്ട motivation ആയിക്കോട്ടെ ഏർ അതുപോലെതന്നെ നിങ്ങൾക്ക് വേണ്ട guidance എല്ലാ കാര്യങ്ങളും academics എല്ലാം നമ്മളെ channel ൽ available ആണ് so നിങ്ങൾ ഓരോ നിങ്ങളെ ഓരോ like ഉം നമ്മക്ക് ഭയാനകരായിട്ട് നമ്മളെന്താ പറയുന്ന ഏർ വളരെയധികം inspire ചെയുന്ന ഒരു സംഭവം കൂടിയാണ് okay ഈ ഒരു ഈ ഒരു session കുട്ടികൾക്കു ഇത്രത്തോളം useful ആയിന്നുള്ളത് അറിയുമ്പോ

കാരണം നമ്മുടെ ഒരു channel ഈയൊരു channel ലെ progress എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടി ഒരു advantage ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ definitely നിങ്ങൾ നിങ്ങളുടെ friends നും ബാക്കിയുള്ളവർക്കൊക്കെ share ചെയ്യാൻ ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെതന്നെ channel subscribe ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ channel ൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുടെ notifications വരത്തുള്ളൂ അതുപോലെ നമ്മുടെ community page ലും അതുപോലെതന്നെ വളരെ interesting ആയിട്ട് questions എല്ലാം post ചെയ്യുന്നുണ്ട് with images ഒക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ തലയിൽ നിൽക്കാൻ ഒക്കെ helpful ആണ് so നിങ്ങള് ഏർ നമ്മുടെ channel subscribe ചെയ്ത് നമ്മുടെ channel ൽ ഓരോ questions ഉം community page ൽ വരുന്ന questions ഉം അതുപോലെ videos ലു academics ആയിക്കോട്ടെ motivation ആയിക്കോട്ടെ guidance ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ like ചെയ്യാനും share ചെയ്യാനും മറക്കരുത് so yes come to the point എന്താ നമ്മൾ blank slide ഒക്കെയായിട്ട് വന്നിരിക്കുന്നതല്ലേ അല്ലെ okay നമ്മക്ക് നോക്കിനോക്കാം okay അപ്പോ നമ്മക്കിനി ഉള്ളത് fifty five days ആണ് okay അല്ലെ fifty five days ആണ് നമുക്കിനി ഉള്ളത് അപ്പൊ ഞാനീ fifty five days നെ രണ്ടായിട്ടു split ചെയ്യുവാണ് okay first forty days okay

ഈ forty days ആണ് നമ്മളെ main എന്ന് പറയുന്നത് okay main നമ്മുടെ വരുന്നത് forty days ആണ് ആകെ fifteen days അത് നമുക്ക് forty days ചെയ്തിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം okay അപ്പൊ fifty five days നമ്മളിങ്ങനെ split ചെയ്യുവാണ് ഇനി first forty days ലു നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഈ forty days ല് വേണം നമ്മള് അത്യാവശ്യം നമ്മള് ഈ chapters എല്ലാം cover ചെയ്തു പോണം okay അപ്പൊ നമ്മൾ ncert യുടെ ഏർ നമ്മുടെ NEET ൻ്റെ Syllabus ൽ ഒന്ന് നോക്കുയാണെന്നുണ്ടെങ്കിൽ ഇതില് നോക്കുയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏർ ഒരു മുപ്പത് നാൽപ്പത് chapters ഒക്കെയാണ് നമുക്ക് കണാൻ പറ്റുന്നത് okay ശരിക്കും ഇപ്പൊ ഞങ്ങക്ക് അറിയാം മുപ്പത് ഏർ chapters ഇണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കയ്യില് electro statics ന്നു പറഞ്ഞ രണ്ടു chapter ആണുള്ളത് അത്പോലെ magnetic effects അതിൻ്റെ ഇതാണ് അതുപോലെ biology ഓരോ chapter ന്റെയും sub ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ഒരു ദിവസം ഈ ഒരു chapter മൊത്തത്തിൽ പഠിക്കാണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ may be practically possible ആയിരിക്കില്ല അപ്പൊ നമ്മൾ എല്ലാം split ചെയ്തു നോക്കുവാണെങ്കിൽ ഏകദേശം ninety seven chapters okay ninety to ninety seven okay ninety seven chapters ആണുള്ളത്

ഇപ്പൊ തൊടാൻ കുറച്ചു പേടിയാണ് എനിക്ക് പൊള്ളും എന്ന് തോന്നുകയാണെങ്കിൽ ആ chapters കുറച്ചൊക്കെ മാറ്റിവയ്ക്കുക കാരണം നമുക്ക് extra ഒരു fifteen days വരുന്നുണ്ടല്ലോ ആ fifteen days ലു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും yes ഈ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ chapters okay അതിൽ കൂടുതലു നിങ്ങൾ ഒഴിവാക്കരുത് കാരണം നമുക്കുള്ളത് വളരെ കുറച്ചു ദിവസങ്ങൾ ആണ് okay അപ്പോൾ നമ്മൾ ഈ ninety seven chapters അല്ലെങ്കിൽ ഒരു ninety chapters ഉണ്ട് ന്ന് പറയാം okay ഈ ninety seven chapters ഉം നമ്മളാദ്യം finish ചെയ്യണം okay ഇതിനെ ഇപ്പൊ നമ്മള് ഏകദേശം ഒരു ninety chapters എങ്കിലും നമ്മള് finish ചെയ്തിരിക്കണം clear ആണല്ലോ ഇനി ഇ ninety seven chapters ലും നിങ്ങൾക്കറിയാം നിങ്ങടെ weak ആയിട്ടുവരുന്ന chapters ഏതൊക്കെയാണ് strong ആയിട്ട് വരുന്ന ഏർ chapters ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം so അങ്ങനെ നിങ്ങള് തരം തിരിക്കുക അതുപോലെതന്നെ നമ്മള് weightage അനുസരിച്ചിട്ടുള്ള ആഹ് ഉം എന്താ പറയാ ഒരു video നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് അത് ഉം പോയി കാണാൻ പറ്റും ഇനി അതല്ല അതിനെക്കുറിച്ച് വീണ്ടും ഒരു video ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ comment box ൽ mention ചെയ്താൽ മതി അപ്പൊ ഓരോ chapters ഉം അതിന്റെ weightage ഉം അതായത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത്രയും mark നെ വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കുറച്ചു വർഷത്തെ ഒരു പത്തു പതിനഞ്ചു പത്തു വർഷത്തെ question paper analyse ചെയ്തു നോക്കുമ്പോൾ ദാ ഇവിടെനിന്ന് ഏകദേശം ഇത്രയും mark നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇത്രയും mark നാണെന്നുള്ളത് ഒക്കെ നമുക്കൊരു analysis പറയാൻ പറ്റുന്നെ ഉള്ളു may be അതില് മാറ്റം വരാം okay അത് നമുക്ക് ഒരിക്കലും ഒറപ്പ് പറയാൻ ആയിട്ട് പറ്റത്തില്ല so അങ്ങനെ ഒരു analysis നിങ്ങൾക്ക് വേണമെങ്കിൽ already നമ്മുടെ channel ൽ video കിടപ്പുണ്ട് but എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് മാസം മുന്നേ ചെയ്തിട്ടുള്ളതാണ്

അധികം സമയം spend ചെയ്യേണ്ട അതുപോലെതന്നെ നമ്മള് ഈ ഒരു forty days ൽനിന്നും ഒഴിവാക്കുന്ന കുറച്ചു chapters നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു maximum ഒരു ആറോ ഏഴോ എട്ട് ഒമ്പത് okay അത്രയും chapters okay അതും ഒഴിവാക്കുക ബാക്കി നിങ്ങൾക്ക് വരുന്ന chapters നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് yes അത് നമുക്ക് ഈ forty days ലു finish ചെയ്യണം okay forty days ലു നമുക്കത് finish ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം നമ്മള് okay one day with three chapters ഇതാണ് നമ്മളെ agenda okay അല്ലെ ഇതാണ് നമ്മളെ agenda ഒരു ദിവസം മൂന്നു chapter എങ്കിലും cover ചെയ്തിരിക്കണം minimum കാരണം ഇതിനുമുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മള് ഒരു മൂന്നു മാസത്തിനുള്ളിൽ NEET crack ചെയ്യാമോ അല്ലെങ്കിൽ അഞ്ചുമാസത്തിനുള്ളിൽ NEET crack ചെയ്യാമോ ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ഈ count ഒക്കെ കുറച്ച് കൊറ കുറവാണ് പറഞ്ഞത് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് വളരെ intensive ആയിട്ട് നിങ്ങള് prepare ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് ഉണ്ടെങ്കിൽ ഈ പറയുന്ന one day okay ഈ one day എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് എന്താ പറയാം ആഹ് ഒരു additional day വേറെയില്ല ഈ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നമ്മക്ക് finish ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോ one day three chapters വെച്ചിട്ടു നമ്മൾ finish ചെയ്യുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ almost ഒരു thirty three അല്ലെങ്കിൽ thirty four

നമ്മള് ബാക്കിയെല്ലാം കുറച്ചു നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിവയ്ക്കണം social media definitely മാറ്റിവയ്ക്കണം അങ്ങനെ കുറച്ചു കാര്യങ്ങളൊക്കെ മാറ്റിവച്ചാൽ മാത്രമാണ് ഈ പറയുന്ന sixty five days ൽ നിങ്ങൾക്ക് നിങ്ങളുടെ NEET crack ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മള് pass ചെയ്യുന്നത് ഏകദേശം six twenty plus marks ആണ് okay ഒരു safer zone mark ആണ് clear അല്ലേ അപ്പൊ ഈ six ഏർ Six twenty plus ഏർ marks ന്നു പറയുമ്പോ ഇതില് most probably okay നമുക്ക് അത്യാവശ്യം ഒരു നാനൂറു തു നാനൂറു തൊട്ട് നാനൂറ്റി മുപ്പത് വരെ okay നാനൂറു to നാനൂറ്റി മുപ്പത് mark വഴി അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന level one easy ആയിട്ടുള്ള questions അതായത് അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ ഒരു പരിധി വരെയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ chapter concept എല്ലാം clear ആകുന്നുണ്ടെങ്കിൽ physics chemistry biology ഈ മൂന്ന് subject ൽ നിന്നും level one questions അല്ലെങ്കിൽ easy questions ഏകദേശം നാനൂറു അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് mark നു നമുക്ക് വരും okay ഈ പറയുന്ന പോലെ question paper pattern ഉം എല്ലാം മാറാൻ chance ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് എങ്കിൽപോലും കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ആഹ് analysis നോക്കുമ്പം ഏർ നമുക്ക് level one questions ഇത്രയും mark ന് expect ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ നാല്പത് ദിവസത്തിനുള്ളിൽ അപ്പൊ ഏർ പിന്നെ പറഞ്ഞില്ല ആറു തൊട്ട് ഏഴു ദിവസം വരെ നമുക് balance ഉള്ളത് നമ്മളീ പറയുന്ന പോലെ എല്ലാ ദിവസവും നമുക്ക് one day three chapters ന്നു പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് compensate ചെയ്യാൻ പറ്റത്തില്ല okay അതായതു ഞാൻ മൂന്നു chapter finish ചെയ്യാന്നു വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്ന് ഏർ ഒരു സ്ഥലത്തേക്ക് emergency പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ രണ്ട് chapter അല്ലെങ്കിൽ ഒരു chapter എ ചെയ്യാൻ പറ്റിട്ടുള്ളു അപ്പോ ആ ദിവസം നമ്മക്ക് രണ്ടെണ്ണം ബാക്കി വന്നെ okay അതുപോലെ വേറൊരു ദിവസം ഇതുപോലെ സംഭവിക്കാല്ലോ അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർ നമ്മൾ നോക്കുന്നത് day one okay day one ലു നമ്മൾ എത്ര chapterസ് അ cover ചെയ്തത് three chapters okay അതുപോലെ day two ലും നമ്മൾ ഡി day three then day four day one okay അപ്പൊ അങ്ങനെ നോക്കുകയണുന്നുണ്ടെങ്കിൽ almost fifteen chapters ഉം നമ്മള് കഴിയേണ്ടതാണ് അഞ്ചു ദിവസത്തിനുള്ളില് fifteen chapters നമ്മളെ കഴിയേണ്ടതാണ് അല്ലേ പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പം ആദ്യത്തെ ആഴ്ച നമ്മൾ ഭയങ്കര spirit ലായിരിക്കും പഠിച്ചിട്ട് നമുക്ക് പതിനഞ്ചു chapter ഉം finish ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ രണ്ടാമത്തെ ആഴ്ച വരുമ്പോ ചെലപ്പോ നമുക്കൊരു ചെറിയ മടി മടി വരരുത് അത് നൂറുശതമാനത്തിൽ നൂറ്റമ്പത് ശതമാനം നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ് എനിക്ക് മടി workout ആവില്ല എന്നുള്ളത് okay so നമ്മുക്ക് ഈ fifteen chapters finish ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ന്നു വെക്ക് okay ഒരു പത്തു chapter finish ചെയ്യാൻ പറ്റിയുള്ളു അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടു chapter finish പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു day six എടുക്കാം okay day six ന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആഹ് എന്താ പറയാ ഒന്നുംകൂടെ നോക്കിയിട്ട് ആഹ് നമുക്ക് പഠിക്കാൻ പറ്റാത്ത chapters നമുക്ക് അതിന് എന്ത് പറയാ will be ഒരു ഏർ recovery day എന്ന് വേണമെങ്കിൽ പറയാം okay അതായത് ഇ ദിവസങ്ങളിൽ നമുക്ക് finish ചെയ്യാൻ പറ്റാത്ത chapters എവിടെ finish ചെയ്യാൻ നമുക്ക് day six ല് finish ചെയ്യാം അങ്ങനൊരു pair day ആയിട്ട് നമുക്ക് അതിനെ കാ കാണണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല്പത് ദിവസത്തിനുള്ളിൽ അത്യാവശ്യം stress ഇച്ചിരി കൊറവില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം പഠിചു finish ചെയ്യാനായിട്ട് പറ്റും clear ആണല്ലോ അപ്പൊ day one three chapters day two three chapters അങ്ങനെ അഞ്ചു ദിവസം കൊണ്ട് പതിനഞ്ചു chapters നമ്മളു finish ചെയ്യേണ്ടതാണ് lets say suppose നമുക്ക് അങ്ങനെ finish ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് day six ഉണ്ട് ആ day six ലു നമുക് മൂന്നോ നാലോ chapters ആഹ് അത്യാവശ്യം ഇച്ചിരി കൂടുതൽ strain ചെയ്തിടട്ടുണ്ട് കാരണം നമുക്ക് strain കുറഞ്ഞല്ലോ അപ്പൊ ഇത്തിരി strain കൂട്ടിയിട്ട് നമുക്ക് weekly കണക്കല്ല പറയുന്നത് ഏഴാം ദിവസം നിങ്ങൾക്ക് വിശ്രമമല്ല ഏഴാം ദിവസം നിങ്ങൾ അടുത്ത session തുടങ്ങുവാണ് അല്ലെങ്കിൽ അടുത്ത series തുടങ്ങുകയാണ് again day one day two day three day four day five okay

videos നമ്മൾ start ചെയ്യുകയാണ് clear ആയല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ finish ചെയ്യാ അങ്ങനെ നമ്മൾ ഈ നാല്പത് ദിവസത്തിനുള്ളിൽ എത്ര chapters finish ചെയ്യും yes നമ്മളീ plan ചെയ്തപോലെ നമ്മൾ ninety to ninety seven chapters അത് നിങ്ങളെ convenience അനുസരിച്ചിട്ട് നമുക്ക് finish ചെയ്യാൻ പറ്റും അതിനകത്തു നിന്ന് ഒരു chapters പോലും വിടാതിരിക്കാ കാരണം നമ്മളെ ഈ പറഞ്ഞ നാനൂറു to നാനൂറ്റിമുപ്പത് mark നമ്മക്ക് easy level ലു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം easy ആയിട്ട് തന്നെ എല്ലാ chapters ഉം ഒന്ന് cover ചെയ്തു പോണം ഒരു chapter പോലും വിടരുത് okayNEET നു വേണ്ടി പോകുമ്പോ നമുക്ക് definitely നമുക്ക് focus കൊടുക്കുന്നത് മാറ്റാം അതായത് നമുക്ക് high weightage വരുന്ന chapters കൂടുതൽ importance കൊടുത്ത് പഠിക്കാം അല്ലെങ്കിൽ കൂടുതൽ സമയം spend ചെയ്തു പഠിക്കാം but at the same time ഒരു chapter പോലും നിങ്ങള് വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാ okay കാരണം low weightage എന്നും പറഞ്ഞിട്ട് ഇണ്ടെങ്കിൽ നമുക്ക് minimum വരുന്ന എത്രയാ four marks ആണ് ഒരു question ന് okay ആ four marks relevant ആണ് അപ്പോ നമ്മുടെ ഈ നാനൂറു to നാനൂറ്റിമുപ്പത് marks നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ

forty days ആണ് നമ്മൾ claculate ചെയ്തത് ആ forty days ലു നമ്മൾ എന്ത് ചെയ്യു yes നമ്മുടെ എല്ലാ chapters ഉം നമ്മൾ പഠിച്ചു തീർക്കും clear അപ്പൊ നമുക്ക് ninety chapters അല്ലെങ്കിൽ ninety seven chapters നമ്മളെ കയ്യിലായി നമുക്ക് നാനൂറു to നാനൂറ്റിമുപ്പത് mark നമ്മുടെ കയ്യിൽ ഉണ്ട് clear അല്ലെ ഇനി next നമുക്ക് എങ്ങനെ നമുക്ക് പഠിക്കാൻ ആയിട്ട് പറ്റും ഏതൊക്കെ സമയമാണ് പഠിക്കാൻ നല്ല സമയം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ദിവസം useful ആയിട്ട് ആഹ് അടിപൊളിയായിട്ട് നമുക്കെങ്ങനെ prepare ചെയ്യാം എന്നൊക്കെയാണ് നമ്മള് പറയാൻ പോകുന്നത് okay അപ്പോ first കാര്യം പറയുന്നത് നമ്മളു ഉണരണ്ടത് എത്ര മണിക്ക് ഉണർന്നാലും okay നിങ്ങൾ അഞ്ചു മണിക്ക് എണീക്കുന്നവരാണോ അഞ്ചുമണിക്ക് എണീറ്റോ കുഴപ്പമില്ല ആറരയ്ക്ക് എങ്കിലും നിങ്ങള് നിങ്ങളുടെ studies start ചെയ്തിരിക്കണം okay ആറരയ്ക്ക് എങ്കിലും നിങ്ങള് നിങ്ങളുടെ പഠിപ്പ് തുടങ്ങിയെ പറ്റത്തുള്ളു clear അല്ലെ ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എട്ടു മണിവരെ okay എട്ടു മണിവരെ അപ്പൊ ഏകദേശം നമ്മക്ക് one and half hours കിട്ടുവാണ് okay അവിടെ നമ്മൾ ഒരു subject പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു topic എടുത്ത് നമ്മള് പഠിക്കുന്നു clear അല്ലെ പിന്നെ ഇനി നിങ്ങൾക്ക് ഏർ ഉറക്കത്തിന്നു എണീക്കുന്ന സമയത്ത് ഇതിലൊന്നും ഒരിക്കലും ഒരു compromise ഉം ഇല്ല കേട്ടോ നമ്മള് fifty five days നമ്മള് target ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരു compromise ഇല്ല നിങ്ങള് എന്താ പറയുന്ന് ആഹ് രാത്രി മുഴുവൻ പഠിച്ചിട്ടു രാവിലെ എണീറ്റ് ഏർ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെയുള്ള എനിക്കിത് തോന്നുന്നു ഇവിടെ work ആവത്തില്ല six thirty ന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ six thirty ക്ക് നിങ്ങൾ എണീക്കേണ്ട സമയമല്ല six thirty six thirty ക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കണം കാരണമെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് എണീറ്റ ഉടനെ തന്നെ ആ അവരവരുടേതായിരുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പഠിക്കാൻ വരാൻ പറ്റുന്നത് okay അപ്പൊ അത് depends on person okay അപ്പം ചിലർക്ക് അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു നിങ്ങക്ക് വന്നു പഠിക്കാനായിട്ടിരിക്കാൻ പറ്റും ചെലര് ചെലപ്പോ ഏർ രാവിലെ തന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും meditation ചെയ്യുന്നവരുണ്ടാകും യോഗ ചെയ്യുന്നവരുണ്ടാകും so അവരൊക്കെ അതിനനുസരിച്ചിട്ട് ആറരയ്ക്ക് പഠിക്കാനിരിക്കുന്ന രീതിയില് നിങ്ങൾ ഇരിക്ക എണീക്കണം clear അല്ലെ then next അവിടെ നമുക്ക് ഒന്നര മണിക്കൂർ കിട്ടി ആ സമയത്ത് ഏർ നിങ്ങളീ പറയുന്ന പോലെ എന്താ പറയാ ആഹ് കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാരണം ചിലർക്ക് ഈ ഉറക്കെപ്പിച്ചിലിരിക്കുന്ന കുറെ പേരുണ്ടായിരിക്കും so അങ്ങനെയുള്ള ആൾക്കാര് കൂടുതലും biology അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് physics ഓ chemistry ഓ reactions എടുക്കാ അല്ലെങ്കിൽ ഏർ നമ്മുടെ ഈ equations relate ചെയ്തിട്ടുള്ള problems ചെയ്യാം അത് നമ്മളെ ഉറക്കം കുറചുടെ കുറക്കുകയും ചെയ്യും കാരണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് പിന്നെ ഉറങ്ങാനുള്ള tendency നിന്ന് നമ്മള് automatically വിട്ടു പോകും okay then നമ്മൾ എട്ടു മണി തൊട്ട് eight am to eight thirty അത് നമ്മുടെ ഏർ break ആണ് അതുപോലെതന്നെ നമ്മക്ക് breakfast കഴിക്കുന്ന സമയം കൂടിയാണ് okay അല്ലെ നമ്മള് പത്തോ പതിനഞ്ചോ minute കൊണ്ട് breakfast കഴിക്കുന്നു then കുറച്ചൊന്നു refresh ആയിട്ട് then again back to studies അപ്പൊ നമ്മള് എട്ടര to പത്തര വരെ പഠിക്കുവാണ് okay അപ്പോൾ നമുക്ക് almost two hours കിട്ടുവാണ് ഇത് നമ്മുടെ ഏറ്റവും active ആയിട്ടുള്ള ഒരു സമയ okay അതായത് നമ്മുടെ എട്ടര to പത്തര ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ active ആയിട്ടുള്ള ഒരു സമയമാണ് so ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം yes ആ സമയത്ത്

കാരണം നമ്മൾ ഉറക്കത്തിനിന്ന് automatically വിട്ടുപോകും പക്ഷെ നമുക്ക് ആഹ് എന്താ പറയാ നമ്മളെയൊരു freshness നമുക്കുണ്ടായിരിക്കും so ആ സമയത്ത് tough ആയിട്ടുള്ള topics choose ചെയ്തു പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആഹ് എന്താ പറയാ plan ചെയ്യാനും prepare ഒക്കെ സാധിക്കും okay അപ്പോൾ നമ്മളു ഏർ ഏർ നമ്മളൊരു ഒരു രണ്ടുമണിക്കൂർ ആ tough ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടി നമ്മള് invest ചെയ്യുവാണ് അതുപോലെ ചിലർക്ക് എല്ലാവർക്കും physics ആവണം ന്നില്ല ചിലർക്ക് biology ഇരുന്നു വായിക്കാൻ ഒക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ biology ഏതാണോ

twelve okay അവിടെന്ന് ഏകദേശം നിങ്ങക്കിവിടെ ഒന്നര മണിക്കൂർ കിട്ടുവാണ് okay അല്ലെ ഒന്നരമണിക്കൂർ കിട്ടി അവിടെയും നിങ്ങൾ ഒരു subject ഏർ ഒരു topic അല്ലെങ്കിൽ ഒരു subject നിങ്ങൾ പഠിക്കാ ആഹ് അതും study time ആണ് then അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടു മണി to ഒരു മണി അവിടെ നിങ്ങൾ എന്താണ് break ആണ് okay break ആണ് ആ സമയത്ത് നിങ്ങൾ lunch കഴിക്കാം പിന്നെ അതുപോലെ ആഹ് ഏർ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുവ നിങ്ങക്ക് wash ചെയ്യാനൊക്കെണ്ടാകും അതൊക്കെ നിങ്ങൾ ആ സമയത്ത് ചെയ്യുക കാരണം ഇത് ഓ ഓ കുറച്ചു നമ്മൾ പറയുന്നത് നിങ്ങൾ lazy time ആണ് okay നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ അതുപോലെ ഇവിടെ നിങ്ങക്ക് ഒരു fifteen minutes വേണെങ്കി നിങ്ങക്ക് break എടുക്കാം okay eight thirty to ten fifteen വരെ പഠിക്കാ അല്ലെങ്കിൽ ഏർ ten forty five തൊട്ട് start ചെയ്യാ അങ്ങനെ നിങ്ങളൊരു fifteen minutes break എടുത്തിട്ടു വേണം നിങ്ങള് പഠിക്കാൻ continues ഒരിക്കലും പഠിക്കരുത് ഒരു fifteen minutes നിങ്ങൾ ഇവിടെ എന്തായാലും break എടുത്തിരിക്കണം then twelve to one നമ്മള് break എടുക്കുന്ന സമയാണ് നിങ്ങൾക്ക് wash ചെയ്യാൻ ഉണ്ടെങ്കിൽ wash ചെയ്യാ അതുപോലെ നിങ്ങക്ക് ആഹ് food കഴിക്കുന്നവർ food കഴിക്ക food കഴിക്കുന്നത് mandatory ആണ് food കഴിക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും extra activities ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട സമയാണ് നമ്മളെ twelve to one എന്ന് പറയുന്നത് okay ഇനി one to three one to three again is a lazy time okay lazy time ന്നു പറയുമ്പോ ഒരുപാട് efforts എടുക്കാതെ പഠിക്കാവുന്ന chapters അല്ലെങ്കിൽ subject കള് prefer ചെയ്യുക okay ഒരു കുറച്ച് നമ്മൾക്കൊരു laziness വരുന്ന ഒരു സമയമാണ് അതുകൊണ്ടുതന്നെ obviously നിങ്ങൾ കുറച്ച് effort എടുക്കാവുന്ന അതായത് നിങ്ങൾ ഒരുപാട് strain ചെയ്തിട്ടുണ്ടെങ്കി നിങ്ങൾക്ക് ഒന്നും പഠിക്കത്തില്ല okay basically അതാണ് നമ്മുടെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ ഏർ കുറച്ചു നമുക്ക് lazy ആയാലും പ്രശ്നമില്ലാത്ത കുറച്ച് less effort എടുക്കുന്ന കുറച്ചു chapters choose ചെയ്തിട്ട് ആ ഒരു time ലു പഠിക്കാൻ ആയിട്ട് ശ്രദ്ധിക്ക okay then again ഏർ three to three fifteen നമ്മള് break എടുക്കുവാണ് okay three to three fifteen break എടുത്തു അതിനുശേഷം three fifteen to five thirty okay three fifteen to five thirty clear so ഈ സമയത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു subject അല്ലെങ്കിൽ ഒരു topic എടുത്തിട്ട് പഠിക്കാം okay so നമ്മുടെ ഇതാണ് നമ്മുടെ day time ലെ routine എന്ന് പറയുന്നത്‌ so ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ almost നിങ്ങക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടൊരു സമയം കിട്ടും ഒന്നര മണിക്കൂർ അവിടെ രണ്ടുമണിക്കൂർ അതുപോലെ again ഒന്നരമണിക്കൂർ അപ്പത്തന്നെ അഞ്ചു മണിക്കൂറായി then yes ആറു ഏഴു എട്ടു almost eight to eight thirty hours okay ഏർ എട്ടു to ഒമ്പത് മണിക്കൂർ okay നിങ്ങൾക്ക് കിട്ടും okay day time ൽ നിങ്ങൾ ഇങ്ങനെ follow ചെയ്യണെന്നുണ്ടെങ്കിൽ എട്ട് to ഒമ്പത് മണിക്കൂർ നമുക്ക് പഠിക്കാൻ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതായതു day time ലു നിങ്ങൾ നല്ല quality ലു നിങ്ങളെ time spend ചെയ്തിട്ടുണ്ട് okay ഇനി day time ൽ നമ്മൾ എത്രയും കഴിഞ്ഞു നമ്മൾ five thirty ക്ക് നമ്മൾ studies ഒക്കെ അവസാനിപ്പിച്ച് five thirty to six thirty okay five thirty to six thirty നിങ്ങള് കുറച്ചു games ഒക്കെ കളിക്കാ ഏർ like ഏർ mobile ൽ കുറച്ചുകൂടെ നിങ്ങൾ time കുറയ്ക്കുന്നതായിരിക്കും better കാരണം നിങ്ങളീ പഠിക്കുന്ന സമയത്തും പലപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ classes കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതേലും app install ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ പഠിക്കുന്നവർ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ screen time കുറച്ച് കൂടുതലായിരിക്കും already അതുകൊണ്ട് തന്നെ നമ്മളി five thirty to six thirty ല് ഒരിക്കലും നിങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടുള്ള ആഹ് എന്താ പറയാ games ഉം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക physically നിങ്ങൾക്ക് കളിക്കാവുന്ന chess ഒ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് interest ഉള്ള എന്തെങ്കിലും games ഓ extra എന്തെങ്കിലുഒക്കെ ചെയ്യാ ഈ ഒരു one hour നിങ്ങളെ നല്ല രീതിയില് നിങ്ങളുടെ extra activity ക്കു വേണ്ടിട്ട് അതുപോലെ തന്നെ bathing ഏർ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും snacks ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുന്ന സമയമാണ് നമ്മുടെ ഈ five thirty to six thirty ന്നു പറയുന്നത് six thirty ക്ക് നമ്മള് back to study eight thirty വരെ നമ്മള്

okay അത് നിങ്ങളുടെ lunch time ഉം അതുപോലെ തന്നെ family ആയിട്ട് time spend ചെയ്യേണ്ട ഒരു time ആണ് കാരണം ആഹ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണ്ട ഒരു കാര്യം നമുക്ക് ഒരുപാട് stress വരും ഇല്ലേ കാരണം നമ്മൾ ഇത്രയും അധികം പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് so obviously എന്തെയ്യ നമുക്ക് നമ്മളതായിട്ടുള്ള stress ഉണ്ടാവും ഈ ഒരു സമയത്ത് നമ്മടെ mind ആയിട്ട് ആണ് കൂടുതൽ control നിൽക്കേണ്ടത് tension ൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല okay ഇതൊക്കെ മൊത്തം ഒരു പൊകയായിട്ടിരിക്കത്തേയുള്ളൂ അപ്പൊ tension ഒക്കെ ഒരിക്കലും വേണ്ട അപ്പോ ആ mind relax ചെയ്യേണ്ടത് വളരെ അധികം important ആയിട്ടുള്ള ഒരു കാര്യമായതു കൊണ്ട്തന്നെ നിങ്ങൾ നിങ്ങളുടെ family ആയിട്ട് കുറച്ച് അധികം സമയം spend ചെയ്യണം so അതിനു വേണ്ടിട്ടാണ് eight thirty to nine thirty നിങ്ങൾ food കഴിക്കുന്നു dinner കഴിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ meditations നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആണെങ്കിലു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ meditation ചെയ്യുന്നവരാണെങ്കിൽ meditation ചെയ്യാ

okay again നിങ്ങളുടെ study time ആണ് study time ൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാ ഈ പറയുന്ന പോലെ question papers solve ചെയ്യാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് cover ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ over ചെയ്യാ and definitely everyday നിങ്ങൾ ഒരു exam എങ്കിലും ഏതെങ്കിലും ഒര exam നിങ്ങൾ attend ചെയ്യാൻ ആയിട്ട് നോക്കുക ഏതെങ്കിലും question paper കിട്ടുമോ attend ചെയ്യാനായിട്ട് നോക്കുക അത് maximum try ചെയ്യേണ്ട കാര്യമാണ് then i again നമുക് eleven to eleven thirty okay ആ സമയംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ first of all നമ്മുടെ ഇന്നത്തെ ദിവസം complete ആയിട്ട് analyse ചെയ്യാ എന്തൊക്കെ ഞാൻ ചെയ്തു എന്തൊക്കെ ഞാൻ ചെയ്തില്ല ഇനി ഞാൻ നാളത്തേക്ക് prepare ചെയ്യുമ്പോ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സാധനങ്ങളാണ് ഞാൻ conscious ആവേണ്ടത് ഇന്ന് ഞാൻ എവിടെയൊക്കെയായിരുന്നു weak ആയി പോയത് നാളെ ഞാൻ എവിടെയൊക്കെയാണ് കൂടുതൽ focus കൊടുക്കേണ്ടത് അങ്ങനെ പിറ്റേദിവസത്തെക്കുറിചിട്ട് അതായത്നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യ ത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കുക okay അതിനു വേണ്ടിട്ടു നിങ്ങൾ definitely സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ and almost ഇവിടെ ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ night time ലു നമുക്ക് ദാ ഇത്രയും സമയം ഏർ ഇത് almost നമുക്ക് ആഹ് two hours then ഇവിടെ ഒരു one and half hours കിട്ടും okay almost ഒരു three to ഏർ three to third three thirty നമുക്ക് ആഹ് പഠിക്കാൻ ആയിട്ട് കിട്ടും so ആ സമയത് നിങ്ങടെ convenience അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് ഈ രാത്രി ഒന്നും problems ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പൊ നിങ്ങൾക്കെങ്ങനെ വേണെങ്കിൽ അങ്ങനെ choose ചെയ്യാ അതല്ല നിങ്ങളുടെ convenience പഠിക്കാൻ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിലും നോക്കുക okay ലെ അപ്പോൾ നമുക്ക് everyday okay including sunday okay sundays ന്നു പറയുന്നെങ്കി നമുക്ക് holiday അല്ല clear അല്ലെ so അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ definitely നിങ്ങൾക്ക് ഈ forty days നുള്ളില് നമ്മളെ എല്ലാ അഞ്ചുദിവസം കൂടുമ്പോഴും നമുക്കൊരു spare day വരുന്നുണ്ട് ആ spare day യുംകൂടി കൂട്ടിയിട്ട് നമുക്ക് complete ആയിട്ട് നമുക്ക് എല്ലാ chapters ഉം എല്ലാ കാര്യങ്ങളും finish ചെയ്യാൻ ആയിട്ട് പറ്റും അത് വളരെ confident ആയിട്ടിരിക്കുക ആ ഒരു confidence തന്നെ നിങ്ങക്ക് next fifteen days ലു നിങ്ങള കുറച്ചുകൂടെ boost ചെയ്യും